ab is equal to root of x two minus x one whole square plus y two minus y one whole square ആണ്. Root of x two minus x one whole square plus y two minus y one whole square ഇത് ആദ്യം y two minus y one എന്നെഴുതുന്നതിൽ കൊഴപ്പമൊന്നുമില്ലല്ലോ. okay അപ്പൊ ഇതെങ്ങനെഇതെങ്ങനെ സംഭവം എന്നുവച്ചാല്‍ sir ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നെന്ന് നമുക്കെന്താ ഒരൊറ്റ ചോദ്യം ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും consider the point a, b and c Find the length of the sides of the triangle abc അതായത് ഈ മൂന്ന് point ഉകള് ഒരു ത്രികോണം abc യുടെ മൂന്ന് വശങ്ങൾ ആണെങ്കിൽ മൂന്ന് side ഉകൾ ആണെങ്കിൽ a യും, b യും c യുടെയും എന്ത് ചെയ്യാം? values കണ്ടുപിടിക്കാം ഏർ അല്ല ab യുടെയും bc യുടെയും

ab ab യുടെ case ഇലെന്ത x ഇന്‍റെ x two minus x one എന്ന് പറഞ്ഞു കഴിഞ്ഞാല്‍ b യുടെ x two ഇതിലേതാ ഇതിലെപ്പോഴും എടുക്കുമ്പോ നിങ്ങളെന്താ ചെയ്യേണ്ടേന്ന് വെച്ചാ maximum രണ്ട് point ഉണ്ട്. ഒന്നിന്‍റെ point x ഉം y ഉം മറ്റേതിന്‍റെ x ഉം v നേക്കാൾ വലുതാണ് അത് ആദ്യം എടുക്കാ അപ്പൊ എന്തായി x two minus x one ന്ന് പറഞ്ഞാൽ എന്താ six minus two ആവും ഇതിന്റെ x coordinate minus ഇതിന്റെ x cordinate, six minus two whole square plus y coordinate ഇതിന്‍റെ eight ഇതിന്‍റെ four അപ്പൊ eight minus four whole square അതിന്‍റെ root അപ്പൊ എന്ത് വരും. അതിന്‍റെ rootsix minus two എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ four ആണ് four square plus eight minus four എന്ന പറഞ്ഞു കഴിഞ്ഞാലോ അതും four ആണ് അതും four square അതിന്‍റെ root അപ്പൊ root sixteen plus sixteen root അതെന്താ root thirty two തത്കാലം root thirty two എന്ന് തന്നെ എടുക്ക ട്ടൊ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്‍ ഇത് abc യുടെ root അഹ് ഇത് ന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഏതു തരം ത്രികോണമാണ് നമ്മളോട് ചോദിച്ചത് ന്ന് നമുക്ക് നോക്കാം. root thirty two ആണ് ad കിട്ടുന്നത് ഇനി അടുത്തത് നമ്മെളെന്ത് ചെയ്യുന്നു. ഇനി അടുത്തത് ac കാണുന്നു. അടുത്തത് ac കണ്ടു നോക്കാം ac ന്ന് പറയുന്നത് എന്താ a എന്നുള്ള point ഇതാണ്.

whole square അതിന്റെ root കൊടുക്കുന്നു. two minus two എന്ന് പറഞ്ഞു കഴിഞ്ഞാല് zero square ആണ്. eight minus four എന്ന് പറഞ്ഞു കഴിഞ്ഞാല് four square ആണ്. അപ്പൊ എന്താവും root sixteen വരും ല്ലേ. zero whole square എന്ന് root sixteen കുറഞ്ഞാൽ four ആണ്. Root thirty two എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെ ചെയ്യാം. Root thirty two നെ two into sixteen ചെയ്യാ ലെ root of sixteen ന്റെ root എന്ന് പറഞ്ഞാ four ആണ്. four root two എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് വേണമെങ്കിൽ അത് അങ്ങനെ എഴുതുന്നതിൽ കൊഴപ്പമൊന്നുമില്ല. root thirty two എന്ന്. അടുത്തതെന്താ അടുത്തത് നമ്മക്ക് bc യാണ്. അടുത്തത് bc കാണണം. bcbc കാണാണെങ്കിലോ ഹോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നാ. ഞാന് ഇവിടന്ന് എടുത്തു two minus six ആണ് x two minus x one eight minus eight whole square

plus root sixteen square equal to root thirty two square ആണോ? മൂന്നാമത്തെ വശമാണോ എന്ന് നോക്ക്. ആദ്യത്തെ വശം root sixteen ആണ്. രണ്ടാമത്തെ വശം root sixteen ആണ്. മൂന്നാമത്തെ വശം root thirty two ആണ്. അതിന്‍റെയൊക്കെ square root sixteen square എന്ന് പറഞ്ഞാല്‍ sixteen ആവും. Thirteen എന്ന് പറഞ്ഞാല്‍ thirty two ആണ്. Okay. Sixteen plus sixteen is equal to thirty two എന്ന് പറഞ്ഞാല്‍ എന്താ? ac square plus bc square is equal to ab square കൂടി നമ്മക്ക് കിട്ടും. അപ്പൊ എന്താണ് ഇത് വെറും isosceles സമപാര്‍ശ്വത്രികോണം മാത്രമല്ല. സമപാര്‍ശ്വസമപാര്‍ശ്വമട്

നമ്മള് geomatry യും and the algebra ജ്യോമിതിയും, ബീജഗണിതവും എന്നുള്ള ഇതി connect ചെയ്തിട്ടാണ് വരിക. Okay ഇവിടുന്നു എന്താണ് രണ്ടു point ഉകള്‍ തന്നാല് അതിന്‍റെ co-cordinate അല്ല അതിന്‍റെ ദൂരം അകലം കൊണ്ട് പിടിക്കാന്‍ നമ്മള് പഠിച്ചു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും important ആയത്. x two minus x one whole square plus y two minus y one whole square. അതിന്‍റെ മൊത്തത്തില്‍ ഒരു root ഉം കൂടി ഇട്ടിട്ടുള്ളതാണ് അതിന്‍റെ value വരുന്നത്. Okay അതായത് next Okay ഇതില്‍ എന്താണ് ABCD is a parallelogram one one and seven one ഇതിലെ third question നമ്മളിവിടെ ചെയ്യുന്നില്ല. കാരണം എന്തു വച്ചുകഴിഞ്ഞാല്‍ അത് നമ്മള് ഇതിന്‍റെ second part നമ്മള് ഇവിടെ ചെയ്യുന്നില്ല. കാരണം, അത് മൂന്നാമത്തെ അല്ല geometry യിലെ ഒമ്പതാമത്തെ പാഠത്തില്‍ പഠിക്കും. ഇതില് ഞാനൊരു important ആയിട്ടുള്ള parallelogram ആണ്. A യുടെ codinate ഇതാണ്. B യുടെ codinate ഇതാണ്. C യുടെ codinate അവന് four four ആണ്. Okay എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് What is the length of the five parallel to x axis Parallel to x axis ആണ് ആ വശത്തിന്‍റെ നീളം എത്രാന്ന്‍. ഇവിടെ നിങ്ങക്ക് ഏതു വശം ആണ് parallel to x axis ആയിട്ട് തോന്നുന്നത്. ഏതു വശം ആണ് parallel to x axis ആയിട്ട് തോന്നുന്നത്. നമ്മള് പഠിച്ചിട്ടില്ലേ? Parallel to x axis ആണെങ്കില്‍ അതിന്‍റെ ഏതു codinate ആയിരിക്കും same. Y codinate ആയിരിക്കും same. അങ്ങനെ ആവുമ്പം എന്താ a യുടെ y codinate one ആണ്. B യുടേം y codinate one ആണ്. So AB ആണ് എന്ത്? AB ആണ്. parallel ഇലെ x axis ഇതാണ് codinate axis എങ്കില് a എന്ന് പറയുന്നത് എന്തായിരിക്കും a എന്ന് പറയുന്നത്. one one ആണ് ഇവിടെ pointB എന്ന് പറയുന്നത് എന്താ seven one ആണ് കൂടെയുള്ള point okay അപ്പൊ എന്താണ് What is the length ഈ ഒരു വശത്തിന്‍റെ x axis ഇന് സമാന്തരമായിട്ടുള്ള വശത്തിന്‍റെ നീളം ഏത്? What is the length വശം ഏതു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ വശത്തിന്‍റെ നീളം ഏതാണ് എന്നാണ് english ഇല്‍ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് english വശത്തിന്‍റെ നീളം ഇവിടെ നമുക്ക് എന്തു ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം പറ്റും എന്ന് വച്ച് കഴിഞ്ഞാല്‍ നമ്മള് നേരത്തെ ഇതുപോലെ distance formula ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷേ നിങ്ങള് വേറെ ഒരു കാര്യം അതൊന്നും അതൊന്നും ചെയ്യാതെ നമുക്ക് വേഗം ചെയ്യാന്‍ പറ്റുന്ന ഒരു case ഉണ്ട് കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു കോണില്‍ നിന്നും ഇപ്പൊ ഇവിടത്തെ case ഇല്‍ y codinate ഉകള്‍ same ആണ്. Y codinate ഇവിടെ one ആണ്. ഇവിടെയും one ആണ്. ഈ one ഇതെന്താണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് two ആണെങ്കിലും three ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. Y codinate same ആണെങ്കില്‍ ഇതിന്‍റെ distance എന്ന് പറയുന്നത് difference between codinate ആയിരിക്കും. എന്തായിരിക്കും difference between the x codinates എന്ന് പറഞ്ഞു കഴിഞ്ഞാല്‍ seven minus one equal to seven minus one which is equal to

equal to three ആയിരിക്കും ഇത് y axis ഇന് parallel ആകുമ്പോള്‍ മാത്രമല്ലേട്ടോ. x axis ഇന് parallel ആകുമ്പോ ഇപ്പം വേറെ രണ്ടു point ഉണ്ട്. Three five എന്നുള്ള point ഉം, three eight എന്ന് പറഞ്ഞ point ഉം ഉണ്ട്. Okay X codinates y axis ഇന് parallel ആ. അപ്പൊ x codinates same ആകുമ്പോ ഇതിനു ഒരു distance വന്നു കഴിഞ്ഞാ ഇതിന്‍റെ difference ആയിരിക്കും. Eight minus by which is equal to three. നിങ്ങള്‍ മനസിലായിട്ടില്ലെങ്കില്‍ അതെങ്ങനെയാ കിട്ടുക എന്നുള്ളത് നിങ്ങള്‍ ഒന്ന് ചിന്തിച്ചേ. Distance formula ഉപയോഗിച്ചിട്ട് നമ്മള്‍ ഇപ്പം പഠിച്ച x two minus x one ഉപയോഗിച്ചിട്ട് നിങ്ങള്‍ ഒന്ന് ചെയ്തുനോക്കിയാല്‍ നിങ്ങള്‍ക്ക് എന്തു ചെയ്യാന്‍ പറ്റും. കൃത്യമായിട്ട്‌ അത് മനസിലാവുകയും ചെയ്യും. കൃത്യമായിട്ട്‌ നിങ്ങള്‍ക്ക് അത് മനസിലാവുകയും ചെയ്യുന്നുണ്ടാകും. Okay, fine, ready അല്ലേ? ഇനി നമ്മള് last Three four is point on circle center at the original, okay അതായത് three four എന്നുള്ള ഒരു point circle. Three four എന്നുള്ള point ഒരു വൃത്തത്തിന്‍റെ മുകളിലുള്ള ഒരു point എന്നാണ് പറയുന്നത്. ആ വൃത്തത്തിന്‍റെ center എത്രയാണ്? original ആണെന്നാണ് പറയുന്നത്. ആകാരബിന്ദു. അപ്പൊ അതിന്‍റെ അര്‍ത്ഥമേന്താ? zero zero ആണ് center ഇന്‍റെ codinate First question നോക്ക് What is ithe radius of the circle? Radius of the circle എന്തായിരിക്കും? Radius of the circle എന്തായിരിക്കും? ഇത് ചെയ്യണം അല്ലേ? x two minus x one ഇതിന്‍റെ x codinate three അതിന്‍റെ zero Three minus zero radius is equal to ഒരു point ഇലല്ലേ. അപ്പൊ radius എന്തായിരിക്കും? center ഇല്‍ നിന്ന് ആ point ഇലേക്കുള്ള ദൂരമല്ലേ ഉണ്ടാവുക? അല്ലേ? അപ്പൊ x two minus x one എടുക്കാം. Three minus zero whole square four minus zero. four minus zero whole square അതിന്‍റെ root അപ്പൊ എന്തു വരും? Three square plus whole square അതിന്‍റെ root അതെന്താ? nine plus sixteen അതിന്‍റെ root which is equal to root twenty five which is equal to five units. Five units ആണ് എന്ത്? ഇതിന്‍റെ circle ഇന്‍റെ radius. അതായത് ഇത് ഇങ്ങനാണ് x axis എങ്കില്‍ ഇങ്ങനാണ് നമ്മളുടെ circle. അതിന്‍റെ center എവിടെയാണ്? Three four എന്നുള്ള ഒരു point കൂടാതെ പോകുന്നുണ്ട്. അവ ഈയൊരു ദൂരമാണ് നമ്മള് radius ആയിട്ട് കണ്ടുപിടിച്ചത്. zero zero ഇനി നമ്മള്‍ അടുത്ത ചോദ്യം നോക്ക് നിങ്ങളൊന്നു കണ്ടുപിടിച്ചേ അതെങ്ങന ചെയ്യാന്നുള്ളത് what are the points when the circle touch the x axis cut the axis അതായത് ആ വൃത്തം സൂചകാകക്ഷങ്ങളെ ഗണ്ടിക്കുന്ന ബിന്ദുക്കള്‍ ഏതെല്ലാം സൂചകാക്ഷങ്ങളെ ഈ അക്ഷങ്ങളെ cut ചെയ്യുന്ന cut ചെയ്യുന്ന point ഉകള്‍ ഏതൊക്കെ എന്നാ അതെങ്ങന നമ്മള്‍ കണ്ടുപിടിക്കാ അത് കണ്ടുപിടിക്കാ എങ്ങനെയാ ഏർ yes അത് കണ്ടുപിടിക്കണെങ്കില്‍ വളരെ simple ആണ് radius five units ആ നോക്കൂന്നെ.

five ആയിരിക്കും. പക്ഷേ താഴോട്ടേക്കാവുമ്പോ negative direction ആയിരിക്കും. അപ്പൊ zero minus five ആയിരിക്കും അടുത്ത point.

Y codinate zero ആണ്. Minus five zero. ഇതാണ് എന്ത് ഇതിന്‍റെ x coordinate ഉകള് sorry അക്ഷങ്ങളെ തട്ടുന്ന point codinate ഉകള്‍. ഇത് ഇതില്‍ നിന്ന് എന്താണ് ഒരു variety question ആണ്. ഒരു ചെറിയ change വരുന്ന question ആണ് ഇവിടെ വന്നിരിക്കുന്നത്. Okay, next ഇനി ഇതീന്ന് exam ഇന് ചോദിച്ച അത്യാവശ്യം നല്ല ഒരു standard ഉള്ള ചെല questions ഉണ്ട്. രണ്ടു question കൂടെ ഉള്ളെ എന്നാണ് എനിക്ക് തോന്നുന്നത്. Change വരുന്ന question ആണ് ഇവിടെ വന്നിരിക്കുന്നത്. Okay, next അത് നമ്മക്ക് ഇവിടെ ചെയ്തു നോക്കാം. രണ്ടായിരത്തി ഇരുപത് final exam ഇന് ചോദിച്ച ചോദ്യാ. അതായത്, In the figure ABCD ഒരു square ആണ്. ABCD square ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ABCD പിന്നെ diagonals are parallel are codinate axis

പിന്നെ AC യുടെ നീളം AC യുടെ നീളം എന്താണ്? Six unit ആണ് പറഞ്ഞിട്ടുള്ളത്. AC യുടെ നീളം six unit ആണ്. And the codinate of A തന്നിട്ടുണ്ട് three. A യുടെ സൂചക സംഖ്യകള്‍ തന്നിട്ടുണ്ട് three two ആണ്. അങ്ങനെയാണെങ്കില്‍ ബാക്കി മൂന്നെണ്ണത്തിന്‍റെ

ഞാന്‍ നേരത്തെ പറഞ്ഞ concept ഉപയോഗിച്ചാ മതി അല്ലേ. എന്താണ് AC എന്നുള്ള line x axis ന് parallel ആണ്. അതുകൊണ്ട് തന്നെ ഈ line മേലുള്ള ഏതു point ഇന്‍റെയും x codinate എന്തായിരിക്കും? അതറിയാന്‍ പറ്റില്ല. പക്ഷേ, y codinate y codinate x codinate ഇനെ കുറിച്ച് നമക്ക് അറിയില്ലല്ലേ. Y codinate എന്തായാലും two ആയിരിക്കും. ഇനിയോ x codinate എത്രയായിരിക്കും? x codinate എത്രയായിരിക്കും? നമ്മള് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഇവിടുന്ന്‍ six ആണ്. AC നീളമെങ്കില്‍ ഇത് minus ഇത് എന്തായിരിക്കും? ഇതിന്‍റെ x codinate minus three എന്നായിരിക്കും six എഴുതുക അഥവാ x codinate ഇത് nine ആയി കഴിഞ്ഞാലെ ശരിയാവുകയുള്ളൂ. അല്ലേ. nine ഉം, two ഉം point ആകുമ്പോള്‍ നോക്കിക്കൊള്ളൂ. എളുപ്പമല്ലേ Distance കാണാന്‍. Nine minus three അത് six ആയാല്‍ മതി. Ready ആണല്ലോ. So അതാണ്‌ എന്ത്? First concept. First concept അതാണ്.

ഇത് o ആണെങ്കില്‍ ao യും bc യും meet ഇലാണ്. അതേപോലെ തന്നെ ob യും, od യും meet ഇലാണ്. അതൊരു square ഇന്‍റെ വികിരിണങ്ങളും meet ചെയ്യുന്ന point ഇന്‍റെ ഒരു property ആണ്. നമ്മള്‍ ഏതോ ഒരു class ഇല്‍ അത് പഠിച്ചിട്ടുണ്ട്. അറിയില്ലെങ്കില്‍ നമ്മള്‍ tension അടിക്കണ്ട ആവശ്യം ഒന്നുമില്ല. Okay അപ്പളോ അപ്പൊ എന്താ ao യും ac യും meet ഇലാണ്. മാത്രമല്ല, ao o എന്നുള്ള pontiac എന്നുള്ള line ഇലാണ്. അപ്പൊ എന്താ ഒറപ്പായിട്ടും o എന്താ?

ഇവിടെ a യുടെ കൂടെ എന്താണ് ഇത് three ആണ് അതിന്‍റെ കൂടെ എന്തു ചെയ്യണം ac six ആണെങ്കില്‍ ao എന്ന് പറയുന്നത് അതിന്‍റെ three ആയിരിക്കും അല്ലേ ao എന്ന് പറയുന്നത് three units ആയിരിക്കും. അതിന്‍റെ അര്‍ത്ഥം എന്താ? ഇതിന്‍റെ കൂടെ ഈ three ഇന്‍റെ കൂടെ ഒരു three യും കൂടി add ചെയ്ത് six two ആയിരിക്കില്ലേ o യുടെ coodianteo യുടെ coodiante six two ആയിരിക്കും. Clear അല്ലേ. കാരണം ao equal to oc ആണ് ac എന്ന് പറഞ്ഞാ six unit. So ao equal two six two. Nine ഇല്‍ നിന്നും three കുറച്ചാല്‍ നമുക്ക് six കിട്ടും. Okay, ready അല്ലേ. ഇനി നമുക്ക് b യുടെ coodinate വേഗം കാണാലോ. കാരണം എന്താ ഇവിടെ three units ആണ്.

three add ചെയ്യുകയാണോ വേണ്ടേ? two വില്‍ നിന്നും three minus ചെയ്യണം. അപ്പൊ six minus one equal to അല്ലാ Two minus equal to minus one. So coodinate എന്തായിരിക്കും? Six minus one. നല്ല അടിപൊളി ചോദ്യാണ്.

ഒരു ചോദ്യം കൂടെ വരുന്നുണ്ട്. Yes, last ഒരു question ഇതാ. നിങ്ങള്‍ വായിച്ചു നോക്കിക്കോ, ചെയ്തോ. വേഗം ചെയ്യ്‌ നിങ്ങള്. one minus five ആണ്.

അതിന്‍റെ coodinate zone zero ആണ്. Okay അതിന്‍റെ അര്‍ത്ഥം എന്താ? a യും, p യും vertical line ഇലാണ്. O parallel ആയിട്ടുള്ള x axis ന് sorry y axis ഇന് parallel ആണ്. കാരണം, a യുടെ coodinate y ആണ്. അല്ല one ആണ്. P യുടെ coodinate ഉം one ആണ്. അപ്പൊ അതിന്‍റെ അര്‍ത്ഥം എന്താ. അത് y axis ഇന് parallel ആ. അപ്പൊ സ്വഭാവികമായിട്ടു എന്തായിരിക്കും? db എന്ന് പറയുന്നത് അതിന്‍റെ ninety degree കഴിഞ്ഞ db x axis ഇന് parallel ആണ്. Okay ആകെ അത്രേ തന്നിട്ടുള്ളൂ. Y the coodinate coodinate കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. Okay നമുക്ക് ഇതില്‍ നിന്നും ദൂരം കണ്ടുപിടിക്കാലോ. അതായത് c എന്ന് പറയുന്നത് one zero ആണ്. A എന്ന് പറയുന്നത് one minus five ആ. അപ്പൊ എന്താ c അതില് എത്രയായിരിക്കും? ac എന്നുള്ള ദൂരം എത്രയായിരിക്കും. ഇത് minus five ആണ്. ഇത് zero ആണ്. So ഇങ്ങോട്ടേക്കാണ് താഴോട്ടേക്കാണ് ആ ഇത് വേറൊരു കാര്യം കൂടി ഉണ്ടൂട്ടോ. ഇത് x axis ആണെന്ന് പ്രത്യേകം തന്നിട്ടുണ്ട്. zero യിലാണ്. One zero ആവുമ്പോ എന്താ ഇത് x axis ഇലാണ് അല്ലേ. കാരണം y coodinate zero ആണ്. So ഇവിടുന്നു താഴോട്ടേക്ക് അഞ്ചു units ആണ്. So

cc യും five ആയിരിക്കും. ഇനി വേഗം വേഗം കാണാലോ. c എന്ന് പറയുന്നത് ഈ line ഇല്‍ തന്നെയാണ്. Y axis ഇനാണ് x coodinate എല്ലാത്തിന്‍റേം കൂടെ one ആയിരിക്കും. Zero ഇന്‍റെ കൂടെ five ഉം കൂടെ add ചെയ്തിട്ടാണ് y coodinate വരിക. one five ഇവിടെയോ ഇവിടെ എന്താണ് ഇവിടെ ഇത് x axis ഇന് ആണ് parallel. X axis മുതലാണ്. So x coodinate sorry y codinate zero ആണ്. X codinate എന്തായിരിക്കും ഇവിടെ one ആണെങ്കില്‍ one five one plus five അഥവാ six ആയിരിക്കും. Okay ഇതേ പോലെ തന്നെ d എന്നുള്ള point ഇനോ y codinate എന്തായാലും zero ആയിരിക്കും. X codinate ഓ? C യുടേത് one ആണ്. One minus five വരും. അത് minus four ആയിരിക്കും answer. One minus four ഇങ്ങനെയാണ് ഇതിന്‍റെ വരുന്നത്. രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് final ഇല്‍ മൂന്ന് mark ഇന് ചോദിച്ച ചോദ്യമാണ്. രണ്ടായിരത്തി ഇരുപത്തൊന്ന് final exam ഇന് മൂന്ന് mark ഇന് ചോദിച്ച

Draw the circle of center as an original path of the point. pathing the point two, three അതെന്ത് simple ചോദ്യാ. ആദ്യം x and y axis വരയ്ക്കുന്നു. Two, three എന്നുള്ള point ഏകദേശം ഇവിടെ വരും. അല്ലേ. Draw a circle ഒരു വൃത്തം വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. with center as കൊടുത്തിരിക്കുന്നത്. ആധാര ബിന്ദുവായിരിക്കണം. origin നമ്മള് ആധാര ബിന്ദുവില്‍ compass വയ്ക്കുന്നു. പിന്നെയോ passing the point two three. ഈ two three നമ്മളിവിടെ mark ചെയ്ത Two three എന്ന point ഇല്‍ കൂടി pass ചെയ്യണം എന്നാ അടുത്ത condition വന്നേ. നമ്മളിവിടെ mark ചെയ്ത Two three എന്ന point ഇല്‍ കൂടി pass ചെയ്യണം എന്നാ അടുത്ത condition വന്നേ. അപ്പോള്‍ എന്താ? compass ആധാരബിന്ദുവില്‍ ഒരു ഇത് വയ്ക്കുന്നു. എന്നിട്ടെന്താ. മറ്റേതു ഇങ്ങനെ അളക്കുന്നു. two three എന്ന point ഇല്‍ തട്ടാതെ. Two three point ഇല്‍ തട്ടിക്കഴിഞ്ഞാലോ ആ ഇതെടുത്തിട്ടു ഇങ്ങനങ്ങ് വരയ്ക്കുക. ഉത്തരം കിട്ടി. ചെലപ്പോ എന്തു ചെയ്യും ഇതില് വേറെ ഏതെങ്കിലും point കൂടെ point ഇന്‍റെ ഇതൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയാണെ നമുക്ക് ചെയ്യാന്‍ പറ്റൂല. Two three ആണേല് ചോദിക്കൂല. കാരണം root ഒക്കെ വരും. In the radius ഇല് root thirteen അല്ലേ വരിക. Four three ആണെങ്കില്‍ ചെലപ്പോ നമ്മള് കണ്ടിട്ടുണ്ട് അഞ്ചെ എന്ന് പറഞ്ഞിട്ട് x axis ഇലെ point ഉകള്‍ കണ്ടതോര്‍മ്മയില്ലേ. So ഇപ്പൊ ഇതില് ഒരു പാഠത്തില് ഇതിനപ്പുറം ഒരു ചോദ്യം ഈ പാഠത്തീന്ന് വരൂല. ഈ പാഠം നിങ്ങക്ക് set ആണെന്ന് ഞാന്‍ പ്രതീക്ഷിക്കുന്നു. ഒറ്റ ഒരു video യില് നമ്മള് തീര്‍ത്തിട്ടുണ്ട് full പാഠം. ഒറ്റ video യില്‍ തീര്‍ത്തിട്ടുണ്ട്. ഇത് നിങ്ങക്ക് അടിപൊളി ആയിട്ട് മനസിലായിട്ട് എന്തായാലും നമ്മുടെ app ഇല് download ചെയ്തിട്ട് app ഇലെ ചോദ്യങ്ങള്‍ ചെയ്യുക. ഇന്ന് രാത്രി എഴരക്ക്‌ നമ്മുടെ menti ഉണ്ടാവും. Menti യിലും കൂടി വന്നാ നിങ്ങടെ revision പൂര്‍ണ്ണമായിട്ടും തീരും. അപ്പം ശരി. Bye ഇതിങ്ങനെ join ചെയ്താല്‍ നമുക്കാവശ്യമുള്ള നിങ്ങളൊക്കെ വരയ്ക്കുന്ന മട്ടത്രികോണം ഇതുപോലെയുണ്ടാവൂന്ന് എനിക്ക് ഒറപ്പാണ്. ഇനി ഇതിന്‍റെ വേറൊരു variety മട്ടത്രികോണം ആരെങ്കിലും ഒന്നു വരച്ചേ. ഒരു variety വരച്ചേ. variety വരയ്ക്കണമെങ്കില്‍ എന്താ നമ്മളിവിടെ താഴോട്ടേക്ക് വരച്ചാ മതി. ഇത് താഴോട്ടേക്ക് നാല് unit എന്നിട്ട് ഇങ്ങനെ join ചെയ്താലോ. അതും എന്തായിരിക്കും. ഇതും ഒരു മട്ടത്രികോണം ആണ്. പിന്നെ എന്നിട്ട് ഇനിയും variety വേണമെങ്കിലോ, ഇനിയും variety വേണമെങ്കില്‍ നമ്മക്ക് എന്ത് ചെയ്യാം.

മട്ടത്രികോണം ആണ്. അപ്പൊ എന്തു ചെയ്യാം. ഒന്ന് വച്ച് ഇതാക്കി നോക്കാം. എടുത്തു കളയാം അല്ലേ. സമപാര്‍ശ്വമട്ടത്രികോണം ആണ്. എത്ര mark ആയിരുന്നു ആ ചോദ്യത്തിന്? ആ ചോദ്യത്തിന് മൂന്ന് mark ഉണ്ടായിരുന്നു. രണ്ടായിരത്തി പത്തൊമ്പത് model exam ഇന്. ഇത് പോലത്തെ ചോദ്യം വരച്ചാല് അല്ല ചോദ്യം വരയ്ക്കാന്‍ ചോദിച്ചാല്‍ നിങ്ങള്‍ ചെയ്യൂലേ. ചെയ്യും. അങ്ങനെയാണ് ഇതിന്‍റെ first basic ആയിട്ടുള്ള ചോദ്യങ്ങള് വരിക. ഇനി അടുത്തത് എന്താ? അടുത്തൊരു ചോദ്യം എന്ന് വച്ചാല് simple ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് final which among the follow is the point on the x axis? X axis ഇലുള്ള ഒരു point എതാന്നാ ചോദ്യം? X axis ഇലുള്ള point ഇന്‍റെ എന്തായിരിക്കും zero? ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. zero. X axis ഇല് എന്തായാലും x coodinate ഉണ്ടാവും. Y codinate zero ആയിരിക്കും. അപ്പൊ option option ഏതാ വരിക?

ഇനി ഇതിലുള്ള വേറെ type question ആണ്. ഒരുപാടൊന്നും പരീക്ഷയ്ക്ക് ചോദിച്ചില്ല. പക്ഷേ പല exam ഉകളിലും നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്ന് പറയാം. Okay എന്താണ്?

അക്ഷങ്ങള്‍ക്ക് വശങ്ങളൊക്കെ അക്ഷങ്ങള്‍ക്ക് സമാന്തരമാണ് parallel ആണ് എന്നുള്ളത്. പക്ഷേ നമ്മള്‍ക്കത് ഊഹിക്കാം എന്നേ ഉള്ളൂ. അതായത് എന്താ തന്നിരിക്കുന്നെ രണ്ടു opposite എതിര്‍മൂലകളുടെ എന്ത്‌ തന്നിട്ടുണ്ട് codinates സൂചക സംഖ്യകള്

seven eight one three എന്നായിരിക്കണം. അതിന്‍റെ ഒരു codinate axis വരച്ചിട്ടുണ്ടെങ്കി എങ്ങനെ ആയിരിക്കും വരണ്ടത് അതേപോലെ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് codinate axis വരയ്ക്കാന്‍ പറ്റൂല. നമ്മള്‍ എന്തു ചെയ്യാം ആദ്യം ആദ്യം ആ rectangle അങ്ങോട്ട്‌ വരയ്ക്കാം. Rectangle അങ്ങോട്ട്‌ വരച്ചു. Okay ഇനിയോ ഇനി നമുക്ക് one three യും, seven eight ഉം ആണ് march ചെയ്യേണ്ടത്. ഇത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ത് ഇത് opposite vertices ആണ്. എതിര്‍മൂലകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എവിടെയോക്കെയാ chance. ഏതൊക്കെയാ chance ഉള്ളത്? One three യും, seven eight ഉമാണ് നമുക്ക് വേണ്ടത്. One three യും, seven eight ഉമാണ് നമുക്ക് വേണ്ടത്. ഏതൊക്കെയാ വരിക ഏതൊക്കെയാ ചെയ്യാന്‍ പറ്റുക? ഏർ

ഒറപ്പായിട്ടും അല്ലേ. One three യും, seven eight ഉം one three താഴെ എടതുഭാഗത്ത് ആആണ് വരിക. Seven eight one three യുടെ മോളിലായിരിക്കും വലതു ഭാഗത്ത് ആയിട്ടാണ് വരിക അല്ലേ. So ഇത് one three കൊടുക്കാനേ നമുക്ക് നിര്‍വ്വാഹമുള്ളു.

ഈ അക്ഷങ്ങളും, point ഉകളും ഒക്കെ നോക്കുമ്പോ നമ്മള് നേരത്തെ എന്തിണ്ട് ഒരു x axis ഉം y axis ഒക്കെ വരച്ചിട്ടു നമ്മള്‍ ഒരു point mark ചെയ്തു okay

ഈ y axis ഇന് parallel ആയിട്ട് ഏതൊക്കെ line ഇണ്ട് ഈ point ഇല്‍ കൂടെ pass ചെയ്യുന്ന ഒരു line ഉണ്ടാവില്ലേ ഏതൊക്കെ line അ ഒറ്റ line എ ഒള്ളുല്ലേ y axis ന് സമാന്തരം ആയിക്കോണ്ട് ഈ point ഇല്‍ കൂടെ pass ചെയ്യുന്ന line ഇന്‍റെ

X codinate three ആയിരിക്കും. Y codinate ചെലപ്പോ ദേ eight ആയിരിക്കും. ഇത് five ആയിരിക്കും. അതെന്തും സംഭവിക്കാം. പക്ഷേ, എല്ലാ case ഇലും എന്തായിരിക്കും? X codinate three തന്നെയായിരിക്കും. കാരണമെന്താ? Y axis ഉമായിട്ടുള്ള അകലം ആണ്. അത് parallel ആയതുകൊണ്ട് എല്ലായിടവും same ആണ്. ഉത്തരം നോക്കുമ്പോ ഏതൊരു point എടുത്താലും താഴോട്ടേക്ക് പോകുമ്പോള്‍ ഇവിടെ three ആണെങ്കില്‍ ഇതും ` three ആയിരിക്കും. അല്ലേ? ശരിയല്ലേ? ഇതേപോലെ തന്നെയാണ് എന്ത്? ഈ point ഇന് x axis ഇന് parallel ആയികൊണ്ട്‌ x അക്ഷത്തിനു parallel ആയികൊണ്ട്‌ ഒരു line ഉണ്ട്. ഈ point ഇല്‍ കൂടി pass ചെയ്യണമെങ്കില്‍ അതിന്‍റെ എന്ത് same ആയിരിക്കും. അതിന്‍റെ y codinate എപ്പോളും two ആയിരിക്കും. എപ്പഴും two ആയിരിക്കും. അത് ഒറ്റയടിക്ക് ആണെങ്കിലോ ഇതിന്‍റെ എന്താണ് x codinate പലതുമാവാം. പക്ഷേ, y codinate എന്തായിരിക്കും? എപ്പളും ഇതിന്‍റെ y codinate എന്താണോ അത് തന്നെയായിരിക്കും. അത് just നിങ്ങള് ഒന്ന് മനസിലാക്കുക. ചെലപ്പോ എന്തു ചെയ്യും നമുക്ക് അടുത്ത പാഠത്തിലെ question ഇലൊക്കെ അത് important ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. Okay അല്ലേ മക്കളേ നിങ്ങക്ക്? നിങ്ങക്ക് clear അല്ലേ? yes അങ്ങനെയാണേ എന്തു ചെയ്യാം? നമ്മളീ point ഉകളിലേക്ക് പോകാം. ഇനി നിങ്ങള് നോക്കീ ഇത് ഇങ്ങനെ ഒരു x axis ഉം, y axis ഉം ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഈ ഒരു line എടുക്കുമ്പോ ഇത് y axis ഇന് parallel ആണ് അല്ലേ? അപ്പം ഈ ഒരു point എടുക്കുമ്പോ അതിന്‍റെ x codinate എന്തായിരിക്കും? ഇതിന്‍റെ x codinate എന്താണോ അത് തന്നെ ആയിരിക്കും. One ആണ് x codinate വരിക. പിന്നെയോ, ഈ line ഏ നോക്കുകയാണെങ്കിലോ ഈ line ഏ നോക്കുകയാണെങ്കി എന്താണ് ഈ line ഇല്‍ നോക്കുകയാണെങ്കില്‍ എന്താ ഇത് x axis ഇന് പോ parallel ആണ്.

ആ point നിങ്ങള് ഒന്ന് mark ചെയ്തേ. എന്താ വരിക എന്ന് ഞാനൊന്നു നോക്കട്ടെ. Yes, എന്താ വരിക? ഇവിടെ നോക്കുകയാണെങ്കില്‍ ഇത് x axis ഇന് parallel ആണ്. x axis ഇന് parallel ആണെങ്കില്‍ y codinate same ആയിരിക്കും. So three ആണ് y codinate വരിക. പിന്നെയോ ഇത് നോക്കുകയാണെങ്കിലോ ഇത് നോക്കുകയാണെങ്കില്‍ y axis ഇന് parallel ആയിരിക്കും. അപ്പൊ അതിലുള്ള ഒരു point ആണ് seven eight അതിന്‍റെ x codinate seven ആണെകില്‍ ഇതിന്‍റെ x coordinate seven ആണ്. seven three ഇത്രയും mark ചെയ്‌താല്‍ എന്തായി? ഇത്രയും mark ചെയ്തുകഴിഞ്ഞാല് നമ്മളുടെ ചോദ്യത്തിന്‍റെ ഉത്തരമായി. ഇതുപോലെ ചെലപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. Okay അല്ലേ നിങ്ങക്ക്. Clear അല്ലേ? അപ്പൊ ready അല്ലേ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ type. ഒന്നാമത്തെ type point mark ചെയ്തിട്ട് എന്തെങ്കിലും ചോദ്യം. രണ്ടാമത്തെ type ഒരു rect

Next question ഇതിന്‍റെ ഒരു advance ഒരു variety level question ആണ്. ഇതേ പോലത്തെ ഒരു question പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഈ പാഠവുമായിട്ട് connect ചെയ്തു കൊണ്ടുള്ള ഒരു question അല്ല. മറിച്ച് എന്താണ് ഈ ഒരു പാഠവുമായിട്ട് connect ചെയ്തു കൊണ്ടുള്ള ഒരു question അല്ല. മറിച്ച് മറിച്ച് നമ്മളുടെ connect ചെയ്തിട്ടാ, ഇതില് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വച്ച് കഴിഞ്ഞാല്‍ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വച്ച് കഴിഞ്ഞാല് ഇവിടെ എന്താ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതാണ് origin. Zero zero ആണ് origin. Forty five degree ആണ്. ഇത് perpendicular ആണെന്ന് മനസിലാവുന്നുണ്ട്. ഇത് അപ്പൊ എന്താ ഇതും forty five degree ആയിരിക്കും.